ഘടക വകുപ്പ് മേദാവികളെല്ലാം ഇതിൽ അംഗങ്ങളാണ് തദ്ദേശഭരണസമിതിയുടെ അധ്യക്ഷൻ നേതൃത്വം കൊടുക്കുന്ന യോഗത്തിൽ പ്രസ്തുത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുകയും അവിടെ നടക്കുന്ന ഉത്തരവാദിത്തപൂർണ്ണമായും ചർച്ചകളും തീരുമാനമെടുക്കൽ പ്രക്രിയയും അവരുടെതന്നെ സേവനപരമായ ബാധ്യതതയായി അംഗീകരിക്കുകയും ചെയ്യുന്നു മൂന്ന് മാസത്തിലൊരിക്കൽ നിർബന്ധമായും ചേരേണ്ട വിലയിരുത്തൽ സമിതി യോഗമാണ് cds ന്റെ കരട് വാർഷിക സംബന്ധ പ ഏർ സം വാർഷിക കർമപദ്ധതി തയ്യാറാക്കുന്നതിനുള്ള ആശയങ്ങളും വിവരങ്ങളും നല്കുകകയും വിവിധവേദികളിൽ നടക്കുന്ന ചർച്ചകളിൽ ഇടപെട്ട് ആവശ്യമായ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 അപ്രകാരം വിശദമായ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും വിദേയമാക്കുന്ന വാർഷിക കർമ്മപരിപാടികൾ ക്ഷേമകാര്യ standing committee മുകാന്തരമാണ്

പുരോഗതി വിലയിരുത്തി ദിശാഗതി നിയന്ത്രണം നേത്രത്വവും നൽക നൽകുവാനുള്ള അധികാരം വിലയിരുത്തൽ സമിതിക്കുണ്ട് കൂടാതെ കുടുംബശ്രീ ശീ cds നടപ്പാക്കുന്ന വിവിധ പരിപാടികൾ യഥാസമയം വിലയിരുത്തി ആവശ്യമായ നിർദേശങ്ങളും പിന്ധുണയും നൽകുന്നത്തിനും വിലയിരുത്തൽ സമിതിക്ക് പ്രധാന പങ്ക് വഹിക്കുന്നു തദ്ദേശസ്വയംഭരണ തലത്തിന്റെ ഗ്രാമപഞ്ചായത് president ന്റെ municipal chairman ന്റെ mayor ഉടെ അധ്യക്ഷ അധ്യക്ഷധയിലായിരിക്കും കുടുംബശ്രീ വിലയിരുത്തൽ സമിതി വിലയിരുത്തൽ സമിതിയുടെ secretary സി CDS Chair person ണും convener member secretary യും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

cdsex officio അംഗങ്ങളായ രണ്ട്മൂന്ന് cds ഔദ്യോഗിക ഭാരവാഹികൾ cds ലെ ഉപസമിതി covener മാർ ധനകാര്യ സ്ഥാപങ്ങളുടെ രണ്ട് പ്രധിനിതികൾ ക്ഷേമകാര്യ വികസനകാര്യ standing committy chairman chairperson തദ്ദേശഭരണ സമിതിയിലെമുഴുവൻ committee അംഗങ്ങൾ കുടുബശ്രീ ജില്ലാ mission coordinator ശിപാർശ ചെയ്യുന്ന ഒരു block cordinatorcdsaccountant മാതൃക cds സാമ്പത്തിക ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം സാമൂഹിക ശാക്തീകരണം എന്നീ മൂന്ന് വിശാല ലക്ഷ്യങ്ങളെ മുൻ നിർത്തിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്

എന്നിരുന്നാലും സങ്കടസംവിദാനത്തിന്റെ നൂറു ശതമാനം പങ്കാളിത്തത്തോടെ ഒടമസ്ഥതയോടെ സമഗ്രവും സുസ്ഥിരവും വികേന്ദ്രികൃതവുമായ പ്രവർത്തനങ്ങൾ വളരെ ശ്രേദ്ധയോടും ശ്രദ്ധയോടും കാര്യക്ഷമതയോടും കൂടി നടത്താൻ സാധിച്ചു എന്ന് സൊയം വിമർശകരായി വിമർശനപരമായി ഉൾക്കൊള്ളേണ്ട കാര്യമാണ് ഇത് പരിഹരിക്കുന്നതിന് കേരത്തിലെ മുഴുവൻ block ലും ഒര് cds നെ തെരഞ്ഞെടുത്ത് ചിട്ടയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച് അടുത്ത മൂന്ന് വർഷംകൊണ്ട് മാതൃകയായ cds ആക്കി ഉയർത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ്

ഓരോ cds നും അധികാരമുണ്ട് എന്നാൽ കുടുബശ്രീ സംസ്ഥാന ജില്ലാ missions നിർദേശിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന agency യായി പലപ്പോഴും സംഘടന സംവിദാനം മാറാറുണ്ട് സൊന്തമായി

ഉയർത്തിക്കൊണ്ടു ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കേരത്തിലെ നൂറ്റിഅമ്പത്തിരണ്ട് block block കളിലെയും ഒര് cds നെ മാതൃക cds ആക്കി ഉയർത്താൻ നിർദേശിക്കുന്നത് ഒര് block ൽ നിന്നും ഒരു ഗ്രാമീണ cds നെ മാതൃക cds ആക്കി മാറ്റുന്നതിനുള്ള

ആ പ്രദേശത്തിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം വിവിധ വകുപ്പുകൾ agency കൾ മുകേന സംയോജിപ്പിച്ചു കൊണ്ട് നടപ്പിലാക്കുക എന്നതാണ് ഉദ്ദേശം സാമൂഹ്യദിഷ്ടിത പ്രശ് പ്രശ്നപരിഹാര സമിതി അയൽക്കൂട്ടം adscds തലങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരാതികൾ തർക്കങ്ങൾ എന്നിവ തീർപ്പ് കല്പിക്കേണ്ടതുണ്ട് സമൂഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രസ്തുത ഇടങ്ങളിൽ തീർപ്പാക്കാത്ത പ്രശ്നങ്ങൾ മാത്രമാണ് ഉദ്യോഗസ്ഥ തലങ്ങളിൽ തീർപ്പാക്കേണ്ടത് ഇതിനുവേണ്ടി കുടുംബശ്രീ by law പ്രകാരം മൂന്ന് സമിതികൾ രൂപീകരിച് പ്രവർത്തിക്കേണ്ടതാണ് ഒന്ന് അയൽക്കൂട്ടത്തല വസ്തുത അന്വേഷണസമിതി അയൽക്കൂട്ടത്തല വസ്തുതഅന്വേഷണ സമിതി എന്നത് adschairperson vice chair personadscommittee യിൽ നിന്നും നിയോഗിക്കപ്പെടുന്ന മറ്റൊരംഗം എന്നിവ ഉൾപ്പെട്ട് മൂന്ന് അംഗ സമിതിയായി ഇരിക്കും അയൽക്കൂട്ടത്തിലെ പ്രശ്നങ്ങൾ പരാതികൾ തർക്കങ്ങൾ എന്നിവ കാര്യമായി ജനാധിപത്യപരമായി പരിഹരിക്കുന്നതിനാണ് അയൽക്കൂട്ട അയൽക്കൂട്ടതല വസ്തുത അന്വേഷണ സമിതി അയൽക്കൂട്ടതല വസ്തുതാന്വേഷണ സമിതി എന്നത് ADS chairperson vice chairpersonadscommitty യിൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന മറ്റൊരു അംഗം എന്നിവ ഉൾപ്പെട്ട മൂന്നംഗ സമിതി ആയിരിക്കുയും ജനാധിപത്യപരമായി പരിഹരിക്കുന്നതിന് അയൽക്കൂട്ടത്തല വസ്തുതാന്വേഷണസമിതി പ്രവർത്തിക്കുന്നത് Ads തല വസ്തുതാന്വേഷണസമിതി Ads തല വസ്തുതാന്വേഷണസമിതി എന്നത് cdschair personcdswise chair personcdscommitty യിൽ നിന്നും നിയോഗിക്കപ്പെടുന്ന മറ്റൊരു അംഗം എന്നിവ ഉൾപ്പെട്ട മൂന്ന് അംഗസമിതി ആയിരിക്കും ads ലെ പ്രശ്നങ്ങൾ പരാതികൾ തർക്കങ്ങൾ എന്നിവ രമ്യമായി ജനാധിപത്യപരമായി പരിഹരിക്കുന്നതിന് Ads തല വസ്തുതാന്വേഷണസമിതി cds തല വസ്തുതാന്വേഷണസമിതി cds തല വസ്തുതാന്വേഷണസമിതി എന്നത് ജില്ലാ mission co ordinator assistant ജില്ലാ mission coordinator സംഘടന ജില്ലാ programme manager സംഘടന എന്നിവർ ഉൾപ്പെട്ട മൂന്ന് അംഗ സമിതി ആയിരിക്കും cds ലെ പ്രശ്നങ്ങൾ പരാതികൾ തർക്കങ്ങൾ എന്നിവ കാര്യമായി ജനാതിപത്യപരമായി പരിഹരിക്കുന്നതിനാണ് cds തല വസ്തുതാന്വേഷണസമിതി പ്രവർത്തിക്കേണ്ടത് ഓരോ ഘടകത്തിലെയും പരാതികൾ അതത് ഘടകത്തിൽ തന്നെ തീർപ്പാക്കാൻ ശ്രമിക്കേണ്ടതാണ് സാമൂഹ്യ ഉൾചേക്കൽ social inclusion കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും കുടുംബശ്രീ സംഘടന സംവിദാനത്തിനകത് കൊണ്ടുവരിക എന്നതാണ് കുടുംബശ്രീയുടെ പ്രദാന ലക്ഷ്യങ്ങളിൽ ഒന്ന് കൂടാതെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ കുടുംബങ്ങളെ കുടുംബശ്രീ സംവിദാനത്തിനകത്തും അല്ലെങ്കിൽ കുടുംബശ്രീയുടെ നേത്രത്തത്തിൽ രൂപീകരിച്ച പ്രത്യേക അയൽക്കൂട്ടങ്ങളിലും ഉൾപ്പെടുത്തുക എന്നുള്ളതും കുടുംബശ്രീയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് പ്രത്യേക അയൽക്കൂട്ടങ്ങൾ ഒന്ന് വയോജന അയൽക്കൂട്ടങ്ങൾ രണ്ട് ഭിന്നശേഷി അയൽക്കൂട്ടങ്ങൾ മൂന്ന് transgender അയൽക്കൂട്ടങ്ങൾ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 ഒരു ward ഇൽ അമ്പതുപേരെ ഉൾപ്പെടുത്തി auxiliary group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 അമ്പതുപേരെ ഉൾപ്പെടുത്തിയ auxiliary group കാര്യശേഷി വികസനം കുടുംബശ്രീയിലെ സംഘടനാസംവിദാനത്തിന് സ്വാതന്ത്ര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ദിശാബോധവും നൈപുണ്യവും ആർജിച്ചെടുക്കുന്നതിന് ആവശ്യമായ വിവിധ കാര്യശേഷിവികസന പരിപാടികൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കുക എന്നത് കുടുംബശ്രീയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് വിവിധ പരിശീലനങ്ങൾ video പ്രചരണം field സന്ദർശനം ചർച്ച seminar തുടങ്ങിയ വിവിധ ഉപാധികൾ ഉപാധികളാണ് കാര്യശേഷി വികസിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നത്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 ഇടുന്നത് വഴി ഞങ്ങൾക്ക് താങ്കൾക്ക് തെരാൻ കഴിയും എന്ന് താങ്കൾ സമ്മതിക്കും ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ ഉപയോഗനിബന്ധനകളിൽ ഏതെങ്കിലും വ്യവസ്ഥ ഞങ്ങൾ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 ഈ ഉപയോഗനിബന്ധനകൾ എഴുതപ്പെട്ട് അമേരിക്കക് നാടുകളിലാണ് ഈ ഉപയോഗനിബന്ധനകളും പരിപാടികളും കൃത്യമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നുവെങ്കിലും യഥാർത്ഥ english പതിപ്പും അല്ലെങ്കിൽ പരിഭാഷയുമായി ഏതെങ്കിലും വ്യത്യസ്തമുണ്ടായാൽ യഥാർത്ഥ english പതിപ്പായിരിക്കും ഈ ഉപയോഗനിബന്ധനകളിൽ ഏതെങ്കിലും വ്യവസ്ഥയോ വ്യവസ്ഥയുടെ ഭാഗങ്ങളോ നിയമ വിരുദ്ധമോ ശൂന്യമെന്നോ

നൽകുന്ന സേവനത്തിന്റെ ഭാഗമാവുകയാണ് സുപ്രദാന ശേഖരണം ഉണ്ടാവുന്നു മാത്രമല്ല ഉന്നതമായ ലക്ഷത്തിനായി പ്രവർത്തിക്കുന്നു സജീവസമൂഹത്തിന്റെ ബാഗമാവുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്ക്കാരം നമസ്ക്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവുന്നത് ഭൂമിയെ കുറിച്ചാണ് ഭൂമി, സൂര്യനെ ചുറ്റുന്ന എട്ടു ഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്നും മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഭൂമി ലോകം എന്നും നാം വിശേഷിക്കുന്നതും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 വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രഹമായതിനാൽ ഗഗന ഗഗനതകളിൽ നിന്ന് കാണുമ്പോൾ ഭൂമിയുടെ നിറം നീലയായി കാണപ്പെടുന്നത് കൊണ്ട് ഇതിനെ നീല ഗ്രഹം എന്നും വിശേഷിപ്പിക്കാറുണ്ട് ലോഹങ്ങളും പാറകളും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗണത്തിലാണ് ഭൂമി ഉൾപ്പെടുന്നത്. ഭൂമിയുടെ പ്രായം നാനൂറ്റി അമ്പതിനാല് കോടി വർഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയുന്ന ഏക ഇടം ഭൂമി മാത്രമാണ് മനുഷ്യൻ ഉൾപ്പെടെ അനേകായിരം ജീവ വർഗങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഇതിന്റെ ഉപരിതലത്തിൽ ജീവൻ പ്രത്യക്ഷമായത് കഴിഞ്ഞു നൂറു കോടി വർഷങ്ങൾക്കുള്ളിലാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ജീവൻ രൂപപ്പെട്ടത് മുതൽ ഭൂമിയിലെ ജൈവമണ്ഡലം ഭൗമാന്തരീക്ഷണത്തിനും ഇവിടുത്തെ അതീവ വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് Aerobic ജീവികളുടെ പെട്ടന്നുള്ള വർധനയും Ozone പാളിയുടെ രൂപപ്പെടലും ഇതിൽ പെടുന്നു ഈ Ozone പാളിയുടെ ഭൂ ഏർ ഭൂമിയും കാന്തമണ്ഡലവും ചേർന്ന് പുറത്തു നിന്ന് വരുന്ന ഹാനികരമായ ഗ്രണങ്ങളെ തടയുകയും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ സഹായിക്കുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഭൗതിക ഗുണങ്ങളും അതിന്റെ ഭൂമിശാസ്ത്രപരമായ ചരിത്രവും സൂര്യനു ചുറ്റുമുള്ള പരികരണങ്ങളും ഇക്കാലം വരെയുള്ള ജീവന്റെ നിലനിൽപ്പിനെ സഹായിച്ചു അടുത്ത നൂറ്റി അമ്പത് കോടി വർഷത്തേക്ക് കൂടി ഭൂമിയിൽ ജീവന് സ്വഭാവികമായ നിലനിൽപ്പ് സാധ്യമാണെന്ന് ശാസ്ത്ര ലോകം കരുതുന്നു സൂര്യന് വർധിച്ചു വരുന്ന തിളക്കം അന്ന് ജൈവ മണ്ഡലത്തെ നശിപ്പിക്കുന്നു എന്നതിനാൽ ഈ കാലയളവിന് ശേഷം ഭൂമിയിൽ ജീവൻ അവസാനിക്കുമെന്ന് കരുതുന്നു ഭൗമഘടന ഭൂമിയുടെ ഉപരിതലം ഏതാനും ഉറച്ച ഖണ്ഡങ്ങളായി അഥവാ Techno tronic ഫലങ്ങൾക്കായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഇവ ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് ഉപരിതലത്തിൽ കൂടെ പതുക്കെ അവയുടെ സ്ഥാനം മാറുന്നു ഉപരിതലത്തിന്റെ എഴുപത്തൊന്ന് ശതമാനവും ഉപ്പു ജലത്താൽ നിറഞ്ഞ സമുദ്രങ്ങളാണ് ഉപരിതലത്തിന്റ ബാക്കി ഭാഗം ഭൂഖണ്ഡങ്ങളും ദ്വീപുകളുമാണ് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയുന്ന ഏക ഇടം ഭൂമി മാത്രമാണ്. മനുഷ്യനുൾപ്പെടെ അനേകായിരം ജീവി വർഗങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ഇതിന്റെ ഉപരിതലത്തിൽ ജീവൻ അപ്രത്യക്ഷമായത് കഴിഞ്ഞ നൂറ് കോടി വർഷങ്ങൾക്കുള്ളിലാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ജീവൻ രൂപപ്പെട്ടത് മുതൽ ഭൂമിയിലെ ജൈവ മണ്ഡലം ഭൗമാന്തരീക്ഷത്തിലും ഇവിടുത്തെ ജൈവ വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾക്കു കാരണമായിട്ടുണ്ട് Aerobic ജീവികളുടെ പെട്ടെന്നുള്ള വർധനവും

ഉള്ള ജീവന്റെ നില നിലപ്പിനെ സഹായിച്ചു അടുത്ത നൂറ്റി അൻപത് കോടി വർഷത്തേക്ക് കൂടി ഭൂമിയിൽ ജീവന് സ്വാഭാവികമായ നിലനിൽപ്പ് സാധ്യമാണെന്ന് ശാസ്ത്ര ലോകം കരുതുന്നു സൂര്യന് വർധിച്ചു വരുന്ന തിളക്കം അന്ന് ജൈവ മണ്ഡലത്തെ നശിപ്പിക്കുമെന്നതിനാൽ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 ഭൂമിയിലെ ജീവനെ നില നിർത്താൻ സഹായിക്കുന്നതും മറ്റൊരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതുമായ ദ്രവ ജലവും സ്ഥിതി ചെയ്യുന്നു ഭൗമാന്തർ ഭാഗം സജീവമായ അവസ്ഥയിലാണ് താരതമ്യേന ഖരാവസ്ഥയിലുള്ള മറ്റൊരിനാൽ പൊതിഞ്ഞു ദ്രവകാവസ്ഥയിലുള്ള പുറം കാമ്പും അതിനുമുള്ളിൽ ഭൂരിഭാഗവും ഇരുമ്പടങ്ങിയ ഖരാവസ്ഥയിലുള്ള അകക്കാമ്പുകളുമാണുള്ളത് ഇതിൽ പുറം കാമ്പാണ് കാന്ത മണ്ഡലം സൃഷ്ട്ടിക്കുന്നത് ഭൂവൽക്കം പൂജ്യം മുതൽ നാൽപത്‌ kilometer വരെ വ്യാപിച്ചിരിക്കുന്ന ബാഹ്യ പാളിയാണ് ഭൂവൽക്കം സമുദ്ര ഭാഗത്ത്‌ ആറ് Kilometer വരെയും ഭൂഖണ്ഡങ്ങളിൽ മുപ്പത് മുതൽ അൻപതു വരെ Kilometer വരെയും ഭൂ വൽക്കത്തിന്റെ ഘനം വ്യത്യാസപ്പെട്ടിരിക്കുന്നു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 പടലം എന്നറിയപ്പെടുന്ന ഭൂമ ഭൂവൽക്ക മണ്ഡലത്തിൽ ഏറിയ silicate കളുമാണ് ഭൂഖണ്ഡങ്ങളുടെ മുകൾ ഭാഗം sial എന്നറിയപ്പെടുന്നു മിക്കമായും silicon aluminium എന്നിവ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ഭാഗം sial എന്നറിയപ്പെടുന്നത് sial ന് താഴെ കടൽത്തറ ഭാഗത്തെ sima എന്ന് പറയുന്ന ഇതിൽ പ്രധാനമായും silicon megnesium എന്നിവ അടങ്ങിയിരിക്കുന്നു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 ഖരപദാർത്ഥങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ പാളി ഇരുമ്പിനാൽ സമ്പുഷ്ടമാണ് Upper mantle എന്ന ഉൾഭാഗം ഭൂവൽക്കത്തിന്റെ അടിവശത്തെ പാളിയായ മോഹോ അതവാ base of the crust നിന്നും താഴേക്ക് ഏകദേശം ഏഴു മുതൽ നാനൂറ്റി പത്തു kilometer വരെ വ്യാപിചിരിക്കുന്നു തൊട്ടു താഴെയായി നാനൂറ്റി പത്തു മുതൽ അറന്നൂറ്റി അറുപത് വരെ

mantle ന്റെ ഏറ്റവും പുറം പാളിയെ ഭൂകമ്പ പ്രകമ്പന പ്രവേഗത്തിൽ നിർവചിക്കാവുന്നതാണ് ആൻഡ്രിജ മഹോ റോവിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആദ്യമായി ഇതിനെ പഠിക്കുന്നത് ഈ അതിർത്തി പ്രദേശത്തെ mohorovicic discontinuity അഥവാ മോഹോ എന്ന് വിളിക്കുന്നു upper mantle ഭൂവൽക്കവും ചേർന്ന് ചേർന്നാണ് ഇരുന്നൂറ് kilometer ഓളം കനമുള്ള lithosphere ഉണ്ടായിരിക്കുന്നത് olivine pyroxene spinal ഘടനാ ദാതുക്കൾ gamete എന്നീ mantle പാറയിനങ്ങൾ നാനൂറ്റി പത്തു kilometer ആഴത്തിൽ ദൃശ്യമാകുന്നു poudretteite dunite Eclavite എന്നിവയാണ് മറ്റു പ്രദാന ശിലകൾ നാനൂറ്‌ kilometer മുതൽ അറുനൂറ്റമ്പത് kilometer വരെ ആഴത്തിൽ എത്തുമ്പോൾ ഈ ശിലകൾ മാറി Ringdate എന്നിവ പ്രത്യക്ഷപ്പെടുന്നു mantle ഭൂവൽക്കത്തിന് തൊട്ടു താഴെ അഞ്ഞൂറ് മുതൽ തൊള്ളായിരം celsius വരെയാണ് ഉഷ്‌ണനില അകക്കാമ്പിന് മുകളിൽ ഇത് നാലായിരം Celsius വരെ വരുന്നു പുറക്കാമ്പ് രണ്ടായിരത്തി തൊള്ളായിരം മുതൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെ kilometer വരെ വ്യാപിച്ചിരിക്കുന്ന ഭൗമ പാതമാണിത് പ്രധാനമായും നിക്കൽ ഇരുമ്പ് എന്നിവയിൽ നിർമിതമായ ഈ ഭാഗത്തെ ഭൗമ സാന്ദ്രത ഒൻപതെ point ഒൻപത് മുതൽ പന്ത്രണ്ടെ point രണ്ട് centimeter ആണ് ഏറ്റവും താഴ്ന്ന വികസ്ത്രിത ദ്രാവകത്തിലുള്ള ഈ പാളികൾക്ക് തൊട്ടു താഴെയാണ് ഗര രൂപത്തിലുള്ള അകക്കാമ്പ് കാണപ്പെടുന്നത്

ആറായിരം degree centigrade ആണെന്നും കരുതപ്പെടുന്നു ഇവിടുത്തെ ഉയർന്നമർദ്ദം കാരണം അകക്കാമ്പ് ഗരാവസ്ഥയിൽ കാണപ്പെടുന്നു ഭ്രമണവും പരിക്രമണവും

സമയ ദൈർഘ്യം കൊണ്ട് സൂര്യന് ചുറ്റും ഒരു തവണ പരിക്രമണം ചെയ്യുന്നു ഇതാണ് ഒരു നക്ഷത്ര വർഷം ഇത് മുന്നൂറ്റി അറുപത്തി അഞ്ചേ point ഇരുപത്തിയാറു സൗര ദിനങ്ങൾക്ക് തുല്യമാണ് പരിക്രമണ തലത്തിന്റെ ലംബവുമായി

വേലിയേറ്റങ്ങൾക്കു കാരണമാകുന്നു അച്ചുതണ്ടിലെ ചരിവിന് സ്ഥിരത നൽകുന്നു കൂടാതെ ഗ്രഹത്തിലെ ഭ്രമണ വേഗതയെ പതുക്കെ കുറക്കുകയും ചെയ്യുന്നു മുൻപ് ഏതാണ്ട് നാനൂറ്റി പത്ത്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

hello എന്തുണ്ട് സുഖം food കഴിക്കുന്നു food കഴിക്കുന്നു ന്ത്

ഇതിന് സമയോം കാലോം എല്ലാ ഇണ്ട എ

ഞാനാ ഞാൻ ഇന്ന് ബിരിയാണി ആഹ് ശെരിക്കും എനക്കും മുട്ട ബിരിയാണി ഞാൻ ഇന്ന് മുട്ട ബിരിയാണിയാ മുട്ടക്ക് ബിരിയാണിനൊന്നും ഇല്ല ബിരിയാണി

ഇനിക്കിഷ്ട്ടല്ലലോ പുട്ട് ആഹ് എനക്ക് ഇണ്ട് എനക്ക് നല്ല പുട്ടും അതിൻ്റെ മോളില് കൊർച് beef ഉം പപ്പടോം ഇട്ടിട്ട്

hai നല്ലരസേണ്ടാവും പിന്ന side ൽ ഉപ്പും

പ്ട്ടിൻഡോപ്പരം പപ്പടം തിന്നൊക്ക് ന്താ taste ന്ന് അറിയോ നീ ഒന്ന് വെർതെ ഒന്ന് try ചെയ്തത് നോക്ക് വെറുതെ ഒന്ന് try ചെയ്ത് നോക്ക് ഭയങ്കര taste ആ എ try ചെയ്യാം കൊർച് പിടിക്കും പക്ഷേങ്കില് നല്ല രസാന്ന് ന്നീറ്റ് നല്ല ക കട്ടൻ കാപ്പി കട്ടൻ കാപ്പിയോ അല്ലെങ്കില് കടുപ്പത്തില്ള്ള കാപ്പിയോ എനക്ക് കട്ടൻ കാപ്പിയൊന്നും ബല്യ ഇഷ്ട്ടന്നൂല്ല കട്ടൻ ചായ അടിപൊളി എനക്ക്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

ആഹ് പണ്ടേല്ലോം കുടിക്കുവെനും പി

പണ്ടേല്ലോം കുടിക്കുവെനും പിന്നെ ന്താ അത് അച്ഛൻ horlicks കൊണ്ടൊന്നെ പിന്നെ horlicks കുടിച്ചിറ്റ് പിന്നെ എനക്ക് ചായ കുടിക്കാനെ പറ്റ്ന്നില്ലാ ഛർദിക്കാൻ മുട്ടന്ന പോലല്ലാകും അതിന് ശേഷം ചായ ഒയിവാക്കി പണ്ട് കുഞ്ഞിലാന്നെ ആഹ് അയിനിശേഷം ഞാൻ ചായ കുടിച്ചിറ്റില്ല ഇത്രം കലായിറ്റും പിന്നെ ഈ പറശ്ശിനി പോയ കുടിക്കും ചായ പറശ്ശിനി പോയാലോ ചായയും നല്ല മമ്പയറും പുയുങ്ങിയതും ഞാന് ഇതുവരെ പറശിനിക്കടവ് പോയിക്കില്ലെടി മ് നല്ല ചോറാ നല്ല ചോറല്ല ന്തൊരു രസാന്ന് അവിടെ പോണംന്നൊക്കെ വിചാരിക്കും പക്ഷേങ്കി അതൊന്നും നടക്കൂല ന്തെങ്കിലും തെരക്കിലായിപ്പോകും ഞാൻ ആഹ് ഇപ്പൊ തെരക്കായിപ്പോയി queue എല്ലം നിക്കണം പിന്ന മോളിലാക്കിയേ പിന്നെ വൃത്തികേടായി താഴെ നെലത്തിരുന്ന് തിന്നുന്നന്നെങ്കില് നല്ലരസയിനുവേ എഹ് ചോറ് ഇങ്ങനെ ഓര് വന്നിറ്റ് വെളമ്പിതെരുവെല്ലാം ചെയ്യും പിന്ന ഇപ്പൊ ഇപ്പൊ മോശായിപ്പോയി ഭയങ്കര വൃത്തികേട്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

മ്മ് ഓൾക് chicken അല്ലെ ഇഷ്ട്ടം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 ആഹ് അത ഓള് പറഞ്ഞെ അന്റെ മംഗലത്തിന് അന്റെ മംഗലത്തിന് ഒന്നും ചോയിച്ചിറ്റില്ല ആകെ ചോയിച്ചത് എന്താ food വേണ്ടേ മാത്രാന്ന് ഞാൻ

നല്ല പൊരിച്ച chicken ബിരിയാണിയും മ് പൊരിച്ച chicken ബിരിയാണിയും ജലേബി ഉം അൽസ മ്

ഞാൻ കൊറേ ആയി ഇത് കയിച്ചിറ്റ് പണ്ടെല്ലാം ബീട്ടിന്ന് ആക്കലിൻണ്ടെനു ഇപ്പൊ ബീട്ടിന്ന് ആക്കലൊന്നുല്ല ഉമ്മ ന്താ സാധനം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 chicken ഇടേണ്ടേടി chicken ഇഡാണ്ടാ taste chicken ഇട്ടിട്ട് എനക്കിഷ്ടല്ല

ഉമ്മ ഇങ്ങനെ ഓരോരോ

ഇന്റെ മാപ്പള എന്നോട് പറഞ്ഞ ഇഞ്ഞി അടുക്കളെ കേറണ്ട അതോണ്ട് അനക്ക് സുഖാ

എന്നോട് പറഞ് നീ അടുക്കളെ കേറണ്ടട്ട ന്താ ചെയ്യാ നല്ല മാപ്പള പിന്നെ നിങ്ങളെ മറ്റേ സാനയില്ലെ ന്താ അത് കാ കായ് ക

കായ് അട ഇല്ലേ means ഇപ്പൊ കായ് ഉരുട്ടിറ്റ് ആയിന്റുള്ളിൽ

ആ അതെന്നെ അറിയ അത് ഞാൻ പറഞ്ഞേര അതെങ്ങനാന്നറിയോ ആക്ക പച്ച പഴയില്ലെ means നല്ലോണം പൈക്കാതെ എന്നാലും അതികം പച്ചയല്ലാത്തെ എന്നാലും ഒര് മഞ്ഞ shade ഇൽ ഇള്ള പഴെട്ക്ക ആ പഴേടത്തിട്ട്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 മസാലൊക്കെ മാറ്റി വെച്ചിറ്റ് ഈ നമ്മളാക്കിയേ ഈ പഴത്തിന്റെതില്ലേ അതൊന്ന് കൈമല് വെച്ചിറ്റ് പറത്തിറ്റ് അയ് ഈ മസാല വെച്ചിറ്റ് ഉരുട്ടിയ മതി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

ആഹ് ഞാ ഒരിക്ക ആകിനെനു പക്ഷെ അത് കോളായിപ്പോയി ഈ കായ് പരത്തിറ്റ് പരെന്നുള്ള ഉരുളുന്നുല്ല നമ്മള് അത് നെയ് ആക്കിയ മതി നെയ് ആയികയിഞ്ഞ ശെരിയാവും നെയ്

ഞാന് ഞാൻ first വീട്ടീന്ന് ആക്കുമ്പോ ബിറ്റ് ആന്നെ means എനക്കില്ലേ ഈ മസാല വെക്കാൻ മറന്നൊയി ഞാനീ പരത്തിറ്റ് നല്ല മൊഞ്ചില് ഉരുട്ടിറ്റ് ഉണ്ട ഉണ്ടക്ക് നല്ല മൊഞ്ചിലാക്കിറ്റ് എത്തി ആക്കിറ്റ് പഷെ ദിദി കണ്ടിറ്റ് പറഞ് എണെ ഇവക്ക് ഇടന്ന ഇത്ര നല്ല മൊഞ്ചില് ആക്കനെല്ലാം കയിന്നെ അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ് ആ അങ്ങനെയാന്ന് ഞാൻ പിന്നെ അങ് കോർച്ചങ് പൊന്തിക്കളിച് ആ ഞാൻ full അങ് പൊന്തിക്കളിച് last നോക്കുമ്പല്ലേ തിരിഞ്ഞെ ഇതിന് മസാല വെക്കാൻ മറന്നൊയിന്ന് ചിരിച് ചിരിച് പണ്ടാരടങ്ങി പോയിന്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

അന്റെ favourite